അപ്പോൾ ഈ വിഷയം പൊള്ളലുമായി സംബന്ധിച്ച ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി

അതെ കേരളത്തിന്റെ ജീവിതശൈലിയെക്കുറിച്ചും ആരോഗ്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് കേരളത്തിന്റെ മാത്രമല്ല ലോകത്തിന്റെ മൊത്ത ജനങ്ങളുടെയും ആരോഗ്യ ശൈലി കുറച്ചു പരിതാപകരമാണ്.

അല്ലെങ്കിൽ കുറച്ചു എന്താ നമ്മൾ ഇപ്പൊ പറയുക തടി കുറയ്ക്കുക എന്നുള്ള രീതിയിൽ പലതും വളരെ ചെറുതായിട്ട് മാത്രമാണ് ലഖുഭക്ഷണങ്ങൾ മാത്രമാണ് ഇപ്പൊ കഴിക്കുന്നത്. അതും ആരോഗ്യത്തിന് വളരെ ഹാനികരമായ പല ഭക്ഷണങ്ങളുമാണ് ഓരോ നേരത്തും ചിലർ

ഒരു കൂടുതലും കൊഴപ്പമൊന്നുമില്ലായിരുന്നു ഒരു അസുഖവും ഇല്ലാതെ ജീവിക്കുന്ന ഒരു ജനതയെയാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത് കേരളത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയായിരുന്നു. പക്ഷെ ഇന്നിപ്പോ പറയുകയാണെങ്കിൽ കേരളത്തിന്റെ അവസ്ഥ എന്താ പറയുക കാരണം നൂർ വയസുപോയിട്ട് ഒരു അമ്പതു വയസും പോലും തികയ്ക്കാൻ പാടുപെടുന്ന ഒരു ജനതയാണ് ഇന്നുള്ളത്. വളരെ വളരെ ശരിയായൊരു കാര്യമാണ് താങ്കൾ പറഞ്ഞിരിക്കുന്നത്, കാരണം ഇന്ന് ഒരു ഇന്നൊരു സാധാരണ മനുഷ്യൻ ഒരു അസുഖം വന്നാൽ പോലും സ്വന്തമായി ചികിൽസിച്ചു വൈദ്യൻ വൈദ്യൻ അതായത് വൈദ്യനെ കാണുന്നതിനേക്കാളും തന്റെ ജീവിതം ബേധമാണെന്നു അവർ സ്വയമായി തിരിച്ചറിഞ്ഞു പേരുകളില്ലാത്ത

ആരോഗ്യരീതി നമ്മുടെ വൃത്തിയില്ലായ്മ എല്ലാം തന്നെയാണ് നമ്മുടെ ആരോഗ്യത്തിന് ഇത്രയും പിന്നിലേക്ക് പിടിച്ചു വലിക്കുന്നത് നൂറു നൂറ്റിമുപ്പതു വയസു വരെയുള്ള ജീവിച്ച കേരള ജനതയ്ക്ക് ഇപ്പോൾ അമ്പതു വയസു വരെയെങ്കിലും ഒരു അസുഖവും ഇല്ലാതെ ജീവിക്കുക എന്നത് അസാധ്യമായ ഒരു കാര്യമാണ്. മുപ്പതു വയസ് ഇപ്പോൾ ജനിക്കുന്ന കുട്ടിക്കുപോലും നമ്മൾക്ക് വലിയ വലിയ അസുഖങ്ങളാണ് കണ്ടോണ്ടിരിക്കുന്നതു കാരണം ഏർ അഹ് നമ്മൾ ഇപ്പോ

ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയാൽ പോലും ഭക്ഷണമാണ് അത് നമ്മൾ മറ്റൊരാൾക്കു കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഹോട്ടലിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു രീതി വേറെയാണ് അവരുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന രീതി വേറെയാണ്. നമ്മൾ എല്ലാവരും എല്ലാം ചെയ്യുന്നത് എല്ലാം കഷ്ടപെട്ടിട്ടു തന്നെയാണ് പക്ഷെ ഈ രണ്ടു രീതിക്ക് ഭക്ഷണം പാകം ചെയ്യൽ ഒരു ഒരു ഇപ്പൊ നടന്നുവന്നോണ്ടിരിക്കുന്നത് ഒരു ഫാസ്റ്റ് ഫുഡ് സമ്പ്രദായമാണ് എന്നുവേണമെങ്കിൽ നമുക്ക് പറയാം. തീർച്ചയായും അങ്ങനത്തെ ഒരു വാക്ക് തന്നെ നമുക്ക് അതിന് ഉപയോഗിക്കേണ്ടി വരും വളരെ വളരെ ശരിയാണത് കാരണം ഒട്ടും സമയമില്ലാത്ത ഒരു ജനതയാണ് ഇന്നുള്ളത് ഒന്നിനും സമയമില്ലാത്ത ഒരു ജനത അപ്പോൾ അവർക്ക് സ്വന്തമായി ഭക്ഷണം പാകം ചെയ്തു കഴിക്കുക അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾക്ക് ഒന്നും ഒട്ടും സമയമില്ല. അതുകൊണ്ട് പല ഏർ പല ഹോട്ടലുകളെയും ആശ്രയിക്കുന്നു അപ്പൊ അവർ ചെയ്യുന്നത് എന്താണെന്നുവെച്ചാൽ അവരെ കൊണ്ട് പറ്റുന്നത് പോലെയുള്ള ഭക്ഷണങ്ങൾ അവർ ഉണ്ടാക്കുന്നു അവരും പലതും മായം ചേർത്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് നമ്മുക്ക് തന്നെ അറിയാം നമ്മൾ ഒരു ഭക്ഷണം കഴിക്കാൻ എവിടെയെങ്കിലും ചെന്നാൽ അത്അതിന്റെ രുചി കൂട്ടാനായിട്ട് എന്ത് മാത്രം മായങ്ങളാണ് ചേർത്തൊരു ഭക്ഷണത്തിൽ ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് തന്നെ അറിയാം എല്ലാം അറിഞ്ഞിട്ടു തന്നെയാണ് നമ്മൾ അത് കഴിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ആരോഗൃആരോഗ്യത്തിന് വളരെ നന്നായി ബാധിക്കുന്നുണ്ട് നമ്മുടെ ആരോഗ്യത്തിനെ മാത്രമല്ല വരും ജനതയുടെ ആരോഗ്യത്തിനെ പോലും ഇത് വളരെ ഹാനികരമായി ബാധിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ഒരു ഒരു സങ്കടസങ്കടകരമായ കാര്യമാണ്. തീർച്ചയായിട്ടും വളരെ പരി പരിതാപകരമായ രീതിയിലേക്കാണ് നമ്മുടെ ജനത ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം. അവർക്കറിയാം അത് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിനും നമ്മുടെ ആരോഗ്യത്തിനും നല്ല രീതിക്ക് ഹാനികരമാണെന്ന് അറിഞ്ഞുകൊണ്ടും അവർ അത് ഭക്ഷണം കഴിക്കുകയും അതുപോലെ പുകയില മറ്റുള്ള ഉത്പന്നങ്ങൾ അവർ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്നുണ്ടായിരിക്കുന്നത് കാരണം hospital അതായത് ആശുപത്രികളിൽ തന്നെ പേര് പോലുമറിയാത്ത പുതിയ പുതിയ രോഗങ്ങൾ വളർന്നു കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ പേര് പോലും അറിയാതെ എങ്ങനെ അത് എങ്ങനെ വരുന്നു എങ്ങനെ പോകുന്നത് എന്നും എന്നാൽ അത് നമ്മുടെ വീടിന്റെ കുഴപ്പം അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യനിലയുടെ കുഴപ്പം അതിനെ ബാധിക്കും എന്നുള്ള പ്രശനം ഇല്ല വീടിനു ചുറ്റും വീട് ചുറ്റും വൃത്തി ആക്കി ഇടണം ഒരു ആഹ് അസുഖങ്ങൾ വരുന്നതിന് തടയാൻ വേണ്ടിയുള്ള ഒരു ഏർ പ്രതികരണം നമ്മുടെ ഇവിടെയില്ല എല്ലാം വരണം എല്ലാം വന്നു നമ്മൾ അനുഭവിച്ച ശേഷം നമ്മൾ വൈദ്യ പരിശോധനയ്ക്ക് പോകും എന്നിട്ട് നമ്മുടെ കേരളത്തിൽ നടക്കാതെ അതിന്റെ കേരളത്തിൽ ഉണ്ടാക് ഉണ്ടാക്കിയെടുത്ത അസുഖത്തിനെ മറ്റുള്ള രാജ്യങ്ങളിൽ പോയി ഒരുപാട് പൈസ ചിലവാക്കി ചികിൽസിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഭക്ഷണരീതിൽ മാറ്റം വരുത്തുകയോ നമ്മുടെ ജീവിതശൈലികളിൽ മാറ്റം വരുത്തുകയോ ചെയ്‌താൽ ഇത്രയും നമുക്ക് ബുദ്ധിമുട്ടാതെ ജീവിക്കാൻ പറ്റുന്ന സുഖ സുന്ദരമായ നാട് തന്നെയാണ്. അതെ അതെ വളരെ വളരെ നല്ലൊരു ജനതയായിരുന്നു നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നത് നല്ലൊരു ജീവിത ശൈലി നല്ലൊരു ഒരു സംസ്കാരം പിന്തുടരുന്ന ഒരു ജീവിത ശൈലിയായിരുന്നു. മറ്റുള്ള രാജ്യക്കാർ അല്ലെങ്കിൽ മറ്റുള്ള നാട്ടുകാർ പോലും നോക്കിക്കാണുന്ന ഒരു സംഭൃദായമായിരുന്നു നമ്മുടെ കേരളത്തിന് ഒരു കാലത്തുണ്ടായിരുന്നത് പക്ഷെ ഇന്ന് ഭയങ്കര വിഷവിഷമകരമായി നമുക്ക് അത് പറയാൻ പറ്റും. ഇന്നത്തെ വളരെ മോശം ഒരു അവസ്ഥയിലേക്കാണ് കേരളത്തിന്റെ ഒരു മറ്റുള്ള പല രാജ്യങ്ങളെ അനുകരിക്കുന്നത് മൂലം അനുകരിക്കുന്നത് മൂലം പല അസുഖങ്ങളും ഈ പറഞ്ഞപോലെ പേരറിയാത്ത പല അസുഖങ്ങളും ഇന്ന് കേരളത്തിൽ ഉണ്ട്

തീർച്ചയായിട്ടും വളരെ ശരിയായ കാര്യം തന്നെയാണ് താങ്കൾ പറഞ്ഞിരിക്കുന്നത് മുൻപ് കേരളത്തിന്റെ തന്നെ ജനത നൂറു വയസ്സായാലും കല്പണി എടുക്കുകയും അതുപോലെ ശരീരം അദ്ധ്വാനിച്ചു പണിയെടുക്കുകയും ചെയ്യുന്ന ഒരു അധ്വാനം അവരുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടു തന്നെ അവർക്ക് അസുഖങ്ങൾ അധികം ബാധിക്കാതെ തന്നെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഒരു ജനതയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇരുപതു വയസ് ആകുന്നതിനു മുൻപ് അവർക്കൊരു ജോലിയെടുക്കാൻ പോലും വയ്യാതെയായി അവർ ഏതെങ്കിലും ഒരു രോഗം ചെറുതായിട്ടാണെങ്കിലും വലുതായിട്ടാണെങ്കിലും ഏതെങ്കിലും ഒരു രോഗത്തിന് അടിമയായി അങ്ങനത്തെ ഒരു situation ആണ് അങ്ങനത്തെ ഒരു വഴിയിലാണ് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ആരോഗ്യത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു യുവത്വം മുഴുവൻ ഇന്ന് പുകയിലും അഹ് മറ്റുള്ള ലഹരികളിലും ഒതുങ്ങിത്തീരുകയാണ്

കുറഞ്ഞ ഒരു സമയത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ലഹരി നമ്മുടെ നാട്ടിൽ നിന്ന് പോയികൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് യുവത്വത്തെ ഇല്ലാതാക്കി കൊണ്ടിരിക്കുന്നുണ്ട് തീർച്ചയായും തീർച്ചയായും. വ്യായാമം ഇല്ലായ്മയും ഇതുകൂടി പറയണം വ്യായാമം ഇല്ലായ്മ കൂടി ഇതിന്റെ പ്രധാന ഒരു പ്രശ്നമാണ് പണ്ടുകാലത്തു കുറച്ചു ദൂരമെങ്കിലും നടക്കുന്നത് അല്ലെങ്കിൽ ഒരുപാട് ദൂരം നടക്കുന്നത് താങ്കൾ പറഞ്ഞപോലെ നന്നായി അധ്വാനിക്കുന്ന ഒരു സമൂഹമായിരുന്നു നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നത് ഇന്ന് ഒരു ചെറിയ ദൂരം പോവാൻപോലും ഒരു വാഹനത്തെ ആശ്രയിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇന്നത്തെ യുവതലമുറയുടെ ഒരു ഒരു ഇതിൽനിൽപ് അതും നമ്മുടെ കേരളത്തിന്റെ ആരോഗ്യത്തെ വളരെ നന്നായി ബാധിക്കുന്നുണ്ട്. വളരെ നല്ല രീതിക്ക് തന്നെ ബാധിക്കുന്നുണ്ട് കാരണം വ്യായാമം ആരോഗ്യത്തിന് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ് പക്ഷെ വ്യായാമം ഇല്ലായിമ നമ്മുടെ എന്തേലും ഒരു ചെറിയ നടത്തത്തിന്നടക്കാൻപോലും ഒരു വാഹനത്തെ ആശ്രയിക്കുന്ന

അഹ് കേരളത്തിന്റെ വളരെ മോശം ഒരു അവസ്ഥയിലേക്ക് കേരളത്തിന്റെ ജനതയെ എത്തിക്കും എന്നുള്ളതാണ് ഒരു ഒരു യാഥാർഥ്യം തീർച്ചയായിട്ടും വൃത്തിയില്ലായ്മ നമ്മൾ പല സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞ മനസിലാവും. വൃത്തിയില്ലായ്മ ആ ഒരു കാലങ്ങളിൽ

വൈദ്യ പരിശോധനക്ക് ആശുപത്രികളിൽ ചെയ്യുമ്പോൾ പേരുപോലും അറിയാത്ത എന്തെന്നും പോലുമറിയാത്ത എന്തിനു അസുഖം വന്നു എന്നുപോലും അറിയാത്ത ആളുകളാണ് അവിടെ നമ്മുക്ക് കാണാൻ കഴിയുന്നത് കാരണം അവരുടെ ഇപ്പൊ പുറത്തുനിന്നു ഒരു ഭക്ഷണം കഴിച്ചു പണ്ട് കാലത്തു നമുക്ക് ഒരു വയ്യായിക പണ്ടുകാലത്തെ നമുക്ക് ഒരു അസുഖം വരുന്നത് എന്നുവെച്ചാൽ അത് നമ്മള്ക്ക് അറിഞ്ഞിരിക്കും ഇന്ന ഒരു അസുഖം നമുക്ക് വരുന്നുണ്ട് പക്ഷെ ഒരു ഭക്ഷണം ഇന്നത്തെ ഒരു ഫാസ്റ്റ് ഫുഡ് അങ്ങനെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അത്രയ്ക്കും ഒരു ഭക്ഷണം കഴിച്ചിട്ട് അധിക സമയം അധിക സമയം കുറഞ്ഞ സമയത്തു തന്നെ അതിന്റെ നമുക്ക് തിരിച്ചടി കിട്ടുന്ന ഒരു situation അവസ്ഥയാണ് ഇന്നുണ്ടായിരിക്കുന്നത്